ലിബ്രെഓഫീസ് കാൽക് ഡേറ്റ മാനിപ്പുലേഷൻറെ ബേസിക്സ് നെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലേക്കു സ്വാഗതം ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക്സ് ഓഫ് ഫോർമുലയുടെ ആമുഖം കോളംസ് അനുസരിച്ചുള്ള സോർട്ടിംഗ് ഡേറ്റ ഫിൽട്ടറിംഗിൻറെ ബേസിക്സ് ഇവിടെ നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി ഉബണ്ടു ലിനക്സ് 1004 ഉം ലിബ്രെഓഫീസ് സ്യൂട്ട് വേർഷൻ 334 ലും ഉപയോഗിക്കുന്നു
ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ബേസിക് ഫോർമുലകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം
ഒരു റിസൾട്ട് കിട്ടുന്നതിനായി നംപേർസും വേരിയബിൾസും ഉപയോഗിക്കുന്ന ഇക്വേഷനുകളാണ് ഫോർമുലകൾ ഒരു സ്പ്രെഡ് ഷീറ്റിൽ ഒരു ഇക്വേഷൻ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ ഡേറ്റ ഉള്ള സെൽ ലോക്കേഷൻസ് ആണ് വേരിയബിൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നിവ
ആദ്യം നമുക്ക് നമ്മുടെ Personal Finance Trackerodsഫയൽ തുറക്കാം
നമ്മുടെ പെർസണൽ ഫൈനാൻസ് trackerഓഡ്സ് ഫയലിൽ കോസ്റ്റ് എന്ന ഹെഡിംഗിന് കീഴിലുള്ള എല്ലാ ചിലവുകളുടേയും ആകെ തുക എങ്ങനെയാണ് കൂട്ടുക എന്ന് നമുക്ക് നോക്കാം
Miscellaneousനു തൊട്ട് താഴെ നമ്മൾ സും ടോട്ടൽ എന്ന മറ്റൊരു ഹെഡിംഗ് കൂടി കൊടുക്കണം
ഇനി നമുക്ക് സെൽ അ8 ൽ ക്ലിക് ചെയ്യാം കൂടാതെ സീരിയൽ നമ്പരായി 7 നല്കാം
ഇപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സെൽ നമ്പർ C8ൽ ക്ലിക് ചെയ്യും
എല്ലാ കോസ്റ്റ്സും കൂട്ടുന്നതിനായി നമ്മൾ ഐഎസ് ഇക്വൽ ടോ സും എന്ന് ടൈപ് ചെയ്യുകയും ബ്രാക്കറ്റിൽ കൂട്ടേണ്ട കോളംസിൻറെ റേഞ്ച് നല്കുകയും ചെയ്യുന്നു അതായത്C3 കോളൻ സി7 ഇനി കീബോർഡിലെ Enter അമർത്തുക
കോസ്റ്റ് എന്നതിന് കീഴിലുള്ള എല്ലാ ഐറ്റംസും കൂട്ടിയതായി നിങ്ങൾ കാണുന്നു
ഇനി നമുക്ക് കാൽക്കിൽ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് പഠിക്കാം
ഹൌസ് റെൻറ് ൻറേയും ഇലക്ട്രിസിറ്റി ബിൽ ൻറേയും കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുവാനും അത് സെൽ അ9 ൽ ഡിസ്പ്ലേ ചെയ്യിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വെറുതെ അ9 സെല്ലിൽ ക്ലിക് ചെയ്യുക
ഇനി ഈ സെല്ലിൽis ഇക്വൽ ടോ എന്ന് ടൈപ് ചെയ്യുകയും ബ്രാക്കറ്റിൽ ബന്ധപ്പെട്ട സെൽ റഫറൻസ് നല്കുകയും ചെയ്യുക
അതായത് സി3 മൈനസ് സി4
കീബോർഡിലെ എൻറർ അമർത്തുക റഫർ ചെയ്ത രണ്ട് സെല്ലുകളിലെ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്തതായും റിസൾട്ട് സെൽ നമ്പർ അ9 ൽ ഡിസ്പ്ലേ ചെയ്തതായും നമുക്ക് കാണാം നമുക്ക് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം
ഇതുപോലെ ഒരുവന് വിവിധ സെൽസിലെ ഡേറ്റ ഡിവൈഡ് ചെയ്യുവാനും മൾട്ടിപ്ലൈ ചെയ്യുവാനും കഴിയും
ഒരു സ്പ്രെഡ് ഷീറ്റിലെ മറ്റൊരു ബേസിക് ഓപ്പറേഷൻ ആണ് നംപറുകളുടെ ആവറേജ് കണ്ടെത്തൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം
നമുക്ക് സം ടോട്ടൽ സെല്ലിനു തൊട്ട് താഴെ അവറേജ് എന്ന ഹെഡിംഗ് കൊടുക്കുക
ഇവിടെ നമ്മൾ ടോട്ടൽ കൊസ്റ്റിൻറെ ആവറേജ് ഡിസ്പ്ലേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു
അതിന് നമുക്ക് സി9 സെല്ലിൽ ക്ലിക് ചെയ്യാം
ഇപ്പോൾ നമ്മൾ ഇസ് ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റിൽ കോസ്റ്റ് എന്ന് ടൈപ് ചെയ്യുക
കീബോർഡിലെ Enter അമർത്തുക കോസ്റ്റ് കോളത്തിൻറെ ആവറേജ് സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം
നമുക്ക് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഹോറിസോണ്ടൽ റോയിലുള്ള സംഖ്യകളുടെ ആവറേജ് കണ്ടെത്താം
അഡ്വാൻസ്ഡ് ലെവൽ ട്യൂട്ടോറിയലിൽ ഫോർമുലകളേയും ഓപ്പറേറ്റേർസിനേയും കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും
ഒരു കാൽക് സ്പ്രെഡ് ഷീറ്റിൽ എങ്ങനെയാണ് ഡേറ്റ സോർട്ട് ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാം
സോർട്ടിംഗ് ഒരു ഷീറ്റിൽ ആഗ്രഹിക്കുന്ന ഏതൊരു മാനറിലും വിസിബിൾ സെൽസ് അറേഞ്ച് ചെയ്യുന്നു കാൽക്കിൽ മൂന്ന് ക്രൈടിരിയ വരെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡേറ്റ സോർട്ട് ചെയ്യുവാനാകും പിന്നീട് ഇവ ഒന്നിന് പിറകെ മറ്റൊന്നായി ബാധകമാക്കുന്നു
നിങ്ങൾ ഒരു പ്രത്യേക ഐറ്റം തിരയുമ്പോൾ ഇവ ഉപയോഗപ്രദമാണ് കൂടാതെ നിങ്ങൾ ഡേറ്റ ഫിൾട്ടർ ചെയ്തു കഴിഞ്ഞശേഷം ഇവ വളരെ ശക്തിമത്തുമാണ്
നമുക്ക് കോസ്റ്റ് എന്ന ഹെഡിംഗിനു കീഴിലുള്ള ഡേറ്റ അസൻഡിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക
ആദ്യം കോസ്റ്റ് എന്ന സെൽ ക്ലിക് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്യേണ്ട സെൽസ് ഹൈലൈറ്റ് ചെയ്തു
ഇപ്പോൾ ഇടത് മൌസ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് അത് കോളത്തിലൂടെ സെല്ലിൻറെ അവസാനത്തെ 2000 വരെ ഡ്രാഗ് ചെയ്യുക
ഇത് നമ്മൾ സോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കോളം സോർട്ട് ചെയ്യുന്നു
ഇപ്പോൾ മെനു ബാറിലെ ഡേറ്റ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക പിന്നീട് സോർട്ട് ക്ലിക് ചെയ്യുക
അടുത്തതായി കറൻറ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക സോർട്ട് ക്രിട്ടിറിയ ഓപ്ഷൻസ് എന്നീ ടാബുകളോട് കൂടിയ ഒരു ഡയലോഗ് ബോക്സ് വന്നതായി നിങ്ങൾക്ക് കാണാം
സോർട്ട് ക്രിട്ടിറിയ ടാബിലെ സോർട്ട് ബൈ ഫീൽഡിലെ കോസ്റ്റ് സെലക്ട് ചെയ്യുക കോസ്റ്റ് അസൻഡിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്യുവാൻ അതിനു തോട്ടടുത്തുള്ള അസൻഡിംഗ് ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
ഇനി ഓകെ ബട്ടൺ ക്ലിക് ചെയ്യുക
കോളം അസൻഡിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം
അതുപോലെ ഡിസൻഡിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതിനായി ഡിസൻഡിംഗ് ൽ ക്ലിക് ചെയ്യുക പിന്നീട് ഓകെ ബട്ടണിൽ ക്ലിക് ചെയ്യുക
നമുക്ക് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം
ആദ്യം എല്ലാ കോളങ്ങളും സെലക്ട് ചെയ്ത് പിന്നീട് സോർട്ട് ഓപ്ഷൻ നല്കി മൾട്ടിപ്പിൾ കോളംസ് സോർട്ട് ചെയ്യുവാൻ കഴിയും
നമുക്ക് സീരിയൽ നംപേർസ് അതോടൊപ്പം കോസ്റ്റും സോർട്ട് ചെയ്യണമെന്ന് കരുതുക
നാം മുൻപ് ചെയ്തതുപോലെ ആദ്യം ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുക
ഇപ്പോൾ മെനു ബാറിലെ ഡേറ്റ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക പിന്നീട് സോർട്ട്ൽ ക്ലിക് ചെയ്യുക
പ്രത്യക്ഷമാകുന്ന ഡയലോഗ് ബോക്സിൽ ആദ്യം സോർട്ട് ബൈ ഫീൽഡിലെ കോസ്റ്റ് സെലക്ട് ചെയ്യുക
പിന്നീട് തെൻ ബി ഫീൽഡിലെ സ്ന് സെലക്ട് ചെയ്യുക
രണ്ട് ഓപ്ഷൻസിനും അടുത്തുള്ള ഡിസൻഡിംഗ്ൽ ക്ലിക് ചെയ്യുക പിന്നീട് ഓകെ ബട്ടൺ ക്ലിക് ചെയ്യുക
രണ്ട് ഹെഡിംഗ്സും ഡിസൻഡിംഗ് ഓർഡറിൽ സോർട്ട ആയതായി നിങ്ങൾക്ക് കാണാം
നമുക്ക് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം
ഇപ്പോൾ നമുക്ക് ലിബ്രെഓഫീസ് കാൽക്കിൽ ഡേറ്റ എങ്ങനെ ഫീൽറ്റർ ചെയ്യാം എന്ന് നോക്കാം ഡിസ്പ്ലേ ചെയ്യപ്പെടുവാൻ ഓരോ എൻട്രിയും പാലിക്കേണ്ട കണ്ടീഷനുകളുടെ ഒരു ലിസ്റ്റാണ് ഒരു ഫീൽറ്റർ
സ്പ്രെഡ് ഷീറ്റിൽ ഒരു ഫീൽറ്റർ ഉപയോഗിക്കുന്നതിനായി നമുക്ക് ഐറ്റം എന്ന് പേരായ സെല്ലിൽ ക്ലിക് ചെയ്യാം
ഇനി മെനു ബാറിലെ ഡേറ്റ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക പിന്നീട് ഫിൽറ്റർ ൽ ക്ലിക് ചെയ്യുക
പോപ് അപ് മെനുവിലെ ഓട്ടോ ഫീൽറ്റർ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക ഹെഡിംഗ്സിൽ ആരോ മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം
ഐറ്റം എന്നു പേരുള്ള സെല്ലിലെ ഡൌൺ ആരോയിൽ ക്ലിക് ചെയ്യുക
ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ സംബന്ധിച്ച ഡേറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി എന്ന് കരുതുക
അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ ഓപ്ഷനിൽ ക്ലിക് ചെയ്യുക
ഷീറ്റിൽ ഇലക്ട്രിസിറ്റി ബിൽ സംബന്ധിച്ച ഡേറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതിനായി നിങ്ങൾക്ക് കാണാം
ഓപ്ഷൻസിലെ മറ്റുള്ളവ ഫീൽറ്റേർഡ് ഔട്ട് ആയി
മുഴുവൻ ഡേറ്റയും വ്യൂ ചെയ്യുന്നതിനായി വീണ്ടും ഐറ്റം എന്നു പേരുള്ള സെല്ലിലെ ഡൌൺ ആരോയിൽ ക്ലിക് ചെയ്യുക പിന്നീട് ഓൾ ക്ലിക് ചെയ്യുക
ഇപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം എഴുതിയ ഡേറ്റ വ്യൂ ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് കാണാം
ഓട്ടോ ഫീൽറ്റർ കൂടാതെ സ്റ്റാൻഡേർഡ് ഫീൽറ്റർ അഡ്വാൻസ്ഡ് ഫീൽറ്റർ എന്നീ പേരുകളിൽ രണ്ട് ഫീൽറ്റർ ഓപ്ഷൻസ് കൂടി ഉണ്ട്
അവ നമ്മൾ ഈ സീരീസിൻറെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ പഠിക്കും
ഇത് നമ്മെ ലിബ്രെഓഫീസ് കാൽക്കിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിൻറെ അന്ത്യത്തിലെത്തിക്കുന്നു
ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ബേസിക്സ് ഓഫ് ഫോർമുലയുടെ ആമുഖം കോളംസ് അനുസരിച്ചുള്ള സോർട്ടിംഗ് ഡേറ്റ ഫിൽട്ടറിംഗിൻറെ ബേസിക്സ് താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് സമ്മറൈസ് ചെയ്യുന്നു